ഓ വളരേ നല്ല വിശേഷമാണ് ആ എന്തെട്ക്കാണിപ്പോ. ഞാൻ വെറുതെ ഇരിക്ക്യാണ്. എന്റെ ഏഹ് ഞാൻ കലാലയത്തിൽ വെറുതെ ഇരിക്ക്യാണ്. എന്ത് ചെയ്യുന്നു ? ഞാൻ ഇപ്പൊ ജോലി ചെയ്യുവാണല്ലൊ ഞാൻ പഠിച്ചു കഴിഞ്ഞു ഇപ്പോൾ ജോലി ജോലിയിൽ പ്രവേശിച്ചിട്ട് ആ ഒരു വർഷമാവുന്നു ഓ അതെയോ. ഞാനൊരു നിയമ വിദ്യാർത്ഥിനിയാണ്. ഓ ആണോ ഞാൻ ഒരു സ്വകാര്യ മേഖലയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. നല്ല കാര്യം. നിയമ വിദ്യാർത്ഥിനിയായിരിക്കെ സമൂഹത്തില് നടക്കണ കാര്യങ്ങളെ കാണാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ഏഹ് ഇന്ന് ഇന്നിന്റെ രാഷ്ട്രീയത്തെപ്പറ്റി ചർച്ചചെയ്യാം എന്നാണ് വിചാരിക്കണെ.

ആ അത് മോശമായിട്ട് നമ്മളെ അത്.

ശെരിയാണ് . രാഷ്ട്രീയമെന്ന് പറയുമ്പോൾ കേവലം വ്യക്തിരാഷ്ട്രീയം അങ്ങനെ അങ്ങനെ മാത്രം അല്ലല്ലോ.

ശരീരത്തിന്റെ രാഷ്ട്രീയം അതുപോലെ ഏഹ് ലിംഗ, ലിംഗസമത്വത്തിന്റെ രാഷ്ട്രീയം അങ്ങനെ. അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഇന്ന് രാഷ്ട്രീയംന്ന് പറയുന്നത് കേവലം രാജ്യങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ കക്ഷികളോ കക്ഷികൾ ആ ഒരു.

ആ അടച്ച മുറിയിലിരുന്ന് ചർച്ച ചെയ്യുന്നതോ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ പത്രത്തിൽ പോലും വായിക്കുന്നു ആ അങ്ങനെ വായിക്കുന്നതോ കേൾക്കുന്ന ഓരോ വിഷയങ്ങൾ മാ ഒന്നും തീർച്ചായിട്ടും അത് മാത്രല്ല. ആ രാഷ്ട്രീയംന്ന് പറയുമ്പോൾ നമ്മളിന്ന് ആ എന്ത് ഭക്ഷണം കഴിക്കുന്നു അത് മുതൽ നമ്മളിന്നെങ്ങനെ താമസിക്കുന്നു നമ്മളെങ്ങനെ ജീവിക്കുന്നു ഉം വരെയുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.

പറഞ്ഞില്ലെങ്കില് അല്ലെങ്കിൽ രാഷ്ട്രീയത്തില് ഏഹ് ഇടപെടലുകൾ വേണ്ടരീതിയിൽ നടത്തിയില്ലെങ്കിൽ രാഷ്ട്രീയം നമ്മളിൽ ഇടപെടും നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ള കേട്ടിട്ടുള്ളത് . ആ ആ അത് അത് ഞാനും ഞാനും പലപ്പോഴായിട്ട് ഞാനും അത് അതില് അത് വിശ്വസിക്കുന്നൊരാളാണ് ആ നമ്മള് എത്രത്തോളം നമ്മൾ നമ്മടെ രാഷ്ട്രീയത്തെ പറ്റിയും നമ്മടെ ആ ഒരു മൂല്യങ്ങളെ പറ്റിയും നമ്മള്. തുറന്ന് പറയാനോ അല്ലെങ്കിലതിനെ ഏ അതിനെ അംഗീകരിക്കാനോ തയ്യാറാവാത്ത കാലത്തോളം ഏ ഈ മറ്റുള്ളവർ അല്ലെങ്കിലീ ബഹുസ്വര ബഹുസ് ഉം ഒരു കൊറച്ചും കൂടൊരു ആ ആ കൂടുതലുള്ള ആൾക്കാരുടെ രാഷ്ട്രീയവും നമ്മടെ രാഷ്ട്രീയവുമായി കണക്കാക്കപ്പെടും അല്ലെങ്കിൽ നമ്മളെ അടിച്ചമർത്തപ്പെടും എന്നാ ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മള് അടിച്ചമർത്തപ്പെടലുകള് ഏഹ് അത് ഏഹ് കൃത്യമായിട്ട് മനസിലാക്കാതെ പോകുമ്പോഴാണ് നമ്മുടെ രാഷ്ട്രീയത്തെ രാഷ്ട്രീയം പറച്ചിൽ നിർത്തുമ്പോഴാണ് ഏഹ് ഈ ഇങ്ങനൊരു വലിയ പ്രശ്നം പ്രതിസന്ധിയിലേക്ക് നമ്മള് പോണത്ന്നാണ് ഞാൻ വിചാരിക്യാ.ഇപ്പോഴത്തെ സമൂഹത്തിന്റെ അവസ്ഥതന്നെ എടുത്തുവെച്ച് നോക്കുവാണ്ന്ന് ഉണ്ടെങ്കില് നമുക്ക് ഇഷ്ടംപോലെ കാണാൻ സാധിക്കും വ്യക്തിസ്വാതന്ത്രം ഇല്ലായ്മ അതുപോലെ വസ്ത്രസ്വാതന്ത്ര്യം, വസ്ത്രധാരണത്തിനുപോലും സ്വാതന്ത്ര്യമില്ലായ്മ ലിംഗസമത്വം അത് ലിംഗസമത്വം ഇല്ലായ്മ അങ്ങനെ ഒരുപാട് പ്രശ്നനങ്ങൾ സമൂഹത്തിൽ ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുംലേ അതെ അതെ ആ ഞാൻ ഈയടുത്തൊരു സിനിമ കൺ കൺ ഒരു ചലച്ചിത്രം കാണുകയുണ്ടായി അതിലാണെങ്കിലും ആ എത്രത്തോളം അതായത് രാഷ്ട്രീയം ഈ രാഷ്ട്രീയല്ലെങ്കി നമ്മളെ വിശ്വസിക്കുന്ന നമ്മടെ വിശ്വാസം ആ ഒരു മൂല്യത്തിലേക്കുള്ള ഒരു ആം നം നം മൂല്യ ആ ഒരു മൂല്യം നമ്മളെങ്ങനെ അതിലേക്ക്. നമ്മള് അതിനെ ശെരി വെക്കുന്നു അല്ലെങ്കി നമ്മളതെങ്ങനെ ആം പ്രയോഗികരമായിട്ട് നമ്മളെങ്ങനത് ഉപയോഗിക്കുന്നു നമ്മടെ ജീവിതത്തിലൂടെ നമ്മളതിലൂടെ അതിലെന്തൊക്കെ ആ ചെയ്യാൻ കഴ് ചെയ്യുന്നു എന്നതാണ് വല്ല്യൊരു കാര്യം. അത് അത് എന്ത് എന്ത് നെല വന്നാലും നമ്മൾ നമ്മടെ രാഷ്ട്രീയം പറഞ്ഞ് നമ്മളാ ഒരു ഒറച്ച നെലപാടെടുക്കണംന്നാണ് എന്റോരഭിപ്രായം.

തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. വളരേ ശെരിയാണ് പറഞ്ഞത്. മാത്രമല്ല ഏഹ് നമ്മുടെ നിലപാടുകളാണ് നമ്മുടെ നിലപാടുകൾക്ക്, നിലപാടുകൾക്ക് വളരേ വല്യ പ്രാധാന്യം ഉള്ളതുപോലെതന്നെ നമ്മള് മറ്റുള്ളവരുടെ ശബ്ദം ആവാനുംകൂടെ ശ്രമിക്ക്യാന്നുള്ളതാണ് വേറൊരു കാര്യം പറയാനുള്ളത്.

ഈ രാഷ്ട്രീയം പറച്ചിലുകള് അല്ലെങ്കിൽ അത് അനിവാര്യമായിട്ടുള്ളത് എന്നാണെനിക്ക് തോന്നിയിട്ടുള്ളത് അതെ അതെ ഏ ശെരിയാണ് കാരണം നമ്മള് ഒരു നമ്മള് ഒരു ഈ കൃത്യമായ ഒരു ജീവിത ഏ സാഹചര്യത്തിൽ നമ്മള് ഏ ജീവിച്ചു പോകുമ്പൊ നമ്മള് നമ്മളെ ചുറ്റും നടക്കുന്ന ആൾക്കാര്ടെ ജീവിതത്തെ പറ്റിയും അവർടെ ആ ഒരു. അവസ്ഥയെ പറ്റിയും നമ്മൾ ബോധ ബോധവാന്മാരാകുന്നില്ലാ എന്നുള്ളത് തികച്ചൊരു അരാഷ്ട്രീയമായിട്ടുള്ളൊരു ആ ഒരു ആം ആ ആ ആ ആ ആ ഒരു. ആ ഒരു നമ്മള് കാണിക്കുന്നൊരു നിന്ദയാണത് ശെരിക്കും കാരണം നമ്മളിത്ര നമ്മളീ അടിച്ചു അടിച്ചമർത്തപ്പെടുന്ന ആൾക്കാരോടോ അല്ലെങ്കിൽ നമ്മൾ ഏ എങ്ങനെക്കെയാണ് ആ. ഈ മിണ്ടാതിരിക്കുന്നത് അതെ അതെ അതെ പെരുമാറുന്നത് ഏ അതെല്ലാം നമ്മുടെ ഒരു ഏ രാഷ്ട്രീയ ഏ രാഷ്ട്രീയ നിലപാട് തന്നെയാണ്. പെരുമാറുന്നത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ലിംഗസമത്വത്തെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങള് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നു. സ്ത്രീവിരുദ്ധമായിട്ട്ന്ന് മാത്രമല്ല സ്ത്രീകളെ പ്രതിനിധീകരിക്കുന്നത് വളരെ കുറവാണ്. തൊഴിലിടങ്ങളിലാണെങ്കിലും ശെരി. ഏഹ് ഏതൊരു മേഘലയായിക്കോട്ടെ ഏഹ് സ്ത്രീകള്, സ്ത്രീകള് ഒട്ടും പ്രാധാന്യം അർഹിക്കാത്ത അല്ലെങ്കില് വീട്ടിൽ ഇരിക്കേണ്ടിവരുന്ന അങ്ങനൊരു സാഹചര്യം നിലനിൽക്കണ സമൂഹമാണ്

അതെയതെ നമ്മള് ചെറുപ്പ കാലം മുതലേ നമ്മള് ഏ വിദ്യാലയത്തിൽ പഠിക്കുമ്പോൾ മുതൽ നമ്മള് ആ പഠിച്ചു വരുന്ന ആ അതായത് ഒരു കുടുംബംന്ന് പറയുന്നത് അച്ഛനും അമ്മയും കുട്ടിയും ആ കുട്ടികളുമാണ് എന്നുള്ളൊരു. ബോധത്തിൽ നിന്ന് നമ്മൾ പഠിപ്പിക്കുന്നതിൽ നിന്നും ആ പഠിക്കുന്നതിൽ ആ അങ്ങനെയൊരു ധാരണയിൽ പഠിച്ചും പഠിപ്പിച്ചും പോകുന്ന ആ ഒരു ഏ ആ ഒരു സ്ഥിതിയിൽ നിന്നന്നെ നമുക്കു മനസ്സിലാക്കാം അത് അതായത് കുടുംബം ഇങ്ങനെയായിരിക്കണം ഒരാണും പെണ്ണും ഏ. ഏ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു ആ അതിൽ പോലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം ഒരിക്കലും ആ നമ്മള് ഈ ആ ഒരു ഒരു ഒരു ആ രണ്ടാൾക്കാരൊരു ഒരുമിച്ച് ജീവിക്കാൻ തതീരുമാനിച്ചാൽ പോലും അതെ.

ഏ അതെ അതെയതെ. അതെ. അവിടെ ജാതീന്റെ മതിൽകെട്ടുകൾ വരും മതത്തിന്റെ മതിൽകെട്ടുകള് അതെ ജാതിയുടെ മതിൽക്കെട്ടുകളാണ് അത് എന്നും അത് ആ ഇത് എത്രത്തോളം നമ്മള് പുരോഗമിച്ചു നമ്മുടെ സ സമൂഹം എത്രത്തോളം എല്ലാം നമ്മൾ ആ ഇത് വാദം കൊണ്ടാലും അതെ അത്. തി തി തികച്ചും ആ അതിന്നത്തെ സമൂഹത്തിലത് വളരെയധികം നിലനിൽക്കുന്നൊരു വിഷയം തന്നെയാണ് ആ ജാതിയുടെ കാര്യം പ്രത്യേകിച്ചും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.ഞാൻ, ഞാനറിയുന്ന, ഞാൻ ഇപ്പൊഴും ചില സ്ഥലങ്ങളില് ഈ ഏഹ് അയിത്തവും അതുപോലെ തൊട്ടുകൂടായ്മ തീണ്ടികൂടായ്മ ഇത്തരത്തിലുള്ള ഏഹ് കാലഹരണപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള ആചാരങ്ങൾ ഇപ്പോഴും തുടർന്നുപോകുന്നുണ്ട് അല്ലെങ്കിൽ അത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വളരെ എനിക്ക് വളരെ ഏഹ് പരിതാപകരമായിട്ട് തോന്നി ഇങ്ങനെയൊരു

അതെ ഈ ജാതി ജാതിയുടെ ഏ ജാതി എന്ന സമ്പ്രദായത്തിൽ തന്നെ അവിടെയും മതത്തി ഒരു വ വലിയൊരു പ വല്ല്യൊരു പങ്കുണ്ട് കാരണം. നമ്മളൊരു ഏ ഒരാള് ഇന്നൊരു ജാതിയിലാണെന്ന് പറഞ്ഞാലും അവിടെയും സ്ത്രീയും പുരുഷനും തമ്മിൽ തുല്യതയില്ലായ്മ എല്ലാം ഏ എല്ലാം നമ്മടെ നമ്മളെ ഇപ്പോൾ ജീവിച്ചു വരുന്ന ഏ സമൂഹത്തിൽ കാണുന്ന കാഴ്ചകളാണിതൊക്കെ അതായത് ഒരു. സ്ത്രീ ഇല്ലെങ്കിൽ ഏ ഇല്ലെങ്കിൽ വേറൊരു മൂന്നാം ലി ലി ലിംഗത്തിൽ ഏ ഉം ഏ ആ അങ്ങനെ ജീവിക്കുന്നൊരാൾക്ക് അത് ഏ അവര്ടെ ഏ നിലപാടുകളോ അല്ലെങ്കിലവര്ടെ ആവശ്യങ്ങളോ അവകാശങ്ങളോ പോലു അതെ. നിഷേധിക്കപ്പെടുന്നൊരു ഉം ആ ഒരു കാലമാണ് പിന്നെ ഏ ഏ മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് നമുക്ക് ആ തുണയായിട്ടുള്ളത് നം പലപല ഏ പലപല ആൾക്കാര്ടീം.

പലപല സംഘടനകൾടീം പലപല ഏ പോരാട്ടങ്ങൾടീം കൂടെ ഒരു ആം ഒരു ആ ഒരു. തീർച്ചയായും വളരേ ശെരിയാണ് തീർച്ചയായും ഞാൻ വളരേ അനുകൂലിക്കുന്നു. ഇപ്പൊ നമ്മുടെ മൗലികാവകാശങ്ങൾ പോലും ഹനിക്കുന്ന രീതിയിലുള്ള ഏഹ് ഹനിക്കുന്ന രീതിയിലുള്ള നടപടികള് ഏഹ് ഇപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ പറയാണെങ്കിൽ ഏഹ്

സമകാലീനമായിട്ടുള്ളൊരവസ്ഥ എടുക്കുകയാണെന്നുണ്ടെങ്കില് സംഘപരിവാറാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്‌. അവരുടെ രാഷ്ട്രീയം മൗലീകമായിട്ടുള്ള സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കില് എന്താ ഏഹ് വ്യക്തിസ്വാതന്ത്ര്യം എന്നുപറയുന്ന ആ ഒരു മൗലികാവകാശത്തെ പോലും ഹനിക്കുന്ന ഹനിക്കുന്ന രീതിയിലുള്ള നടപടികളാണ് എടുത്തുപോന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നീട്ടുള്ളത്. ഏഹ് എന്താണിപ്പഴത്തെ ഇപ്പഴത്തെ രാഷ്ട്രീയസാഹചര്യം. ഇന്ത്യയിലെ ഇപ്പഴത്തെ രാഷ്ട്രീയസാഹചര്യത്തെ പറ്റിയിട്ട് എന്താണ് നന്തയുടെ അഭിപ്രായം? ആ ഇപ്പ തീർച്ച അതും ഇത് പറയാതിരിക്കാൻ നമുക്ക് ഒരിക്കലും കഴിയത്തില്ല കാരണം ആം വളരേ ഒരു നമ്മള് സ്വാതന്ത്രത്തിന്റെ എഴുപത്താം എഴുപത്തഞ്ചാം വർഷത്തിലേക്ക് കടന്നപ്പോൾ പോലും അതെ. ഇന്നും നമ്മടെ നാട്ടില് നമ്മടെ ചുറ്റുപാടും ഈ രാജ്യത്ത് നടക്കുന്ന ഓരോ ആ മതപരമായിക്കോട്ടെ രാഷ്ട്രീയപരമായിക്കോട്ടെ ലിംഗ ലിംഗ നീതിയേ പറ്റിയായിക്കോട്ടെ ഇതിനെക്കെ ചൊല്ലി നടക്ക്ന്ന. ഒരുപാടൊരുപാട് സം ഒരുപാടൊരുപാട് ആ ആം അടിച്ചമർത്തലുകളും ചൂഷണം ചെയ്യപ്പെടലും എല്ലാം നമ്മളിപ്പൊ പത്രത്തിലൂടേം വർത്തയിലൂടെക്കെ കാണുന്നതാണ് പ്രത്യേകിച്ചും ജാതിയുടെ പേരിലൊരു രാഷ്ട്രം നയിക്കുന്ന. ഒരു സർക്കാരാണ് ഉം നം നം നം ഈ ഭാരതത്തിലുള്ളതെന്ന് പറയുമ്പോൾ പോലും അതെ അത് വളരേ വെഷം വെഷമിപ്പിക്കുന്നൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും വളരേ ശെരിയാണ്. ഒരു സവർണ ബോധമുള്ളൊരു തലമുറയായിട്ട് പുതിയ യുവതലമുറ മാറിക്കൊണ്ടിരിക്കുകയാണുന്നുള്ളതാണ് കാണാൻ സാധിക്ക്യ. മാത്രമല്ല ഏഹ് സവർണ്ണബോധം പോട്ടെ ജാതിവ്യവസ്ഥ പോട്ടെ മതത്തിന്റെ പേരില് ക്രൂശിക്കപ്പെടുന്ന എത്ര ആൾക്കാര് ഏഹ് ഇപ്പൊ

മതതീവ്രവാദം സംസാരിക്കുക ഏഹ് ഒരു രാ, ഒരു രാഷ്ട്രം ഭരിക്കണ ഏഹ് ഒരു സംഘടന മതതീവ്രവാദം സംസാരിക്കുക എന്ന് പറയുമ്പോ തന്നെ എത്രത്തോളം പ്രതിസന്ധിയിലാണ് രാജ്യം ഉള്ളതെന്ന് നമുക്ക് മനസിലാക്കാവുന്നതാണ്. ഇപ്പൊ ഏഹ് അവനവനിക്ക് ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ അവനവനിക്ക് ഇഷ്ടമുള്ളത് പറയാൻ പറ്റാത്തൊരവസ്ഥ ഏഹ് നമ്മള് ജമ്മു ആൻഡ് കാശ്മീരിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. മാത്രമല്ല അവിടത്തെ മുസ്ലിം സഹോദരങ്ങളെ ഏഹ് മുസ്ലിം സഹോദരങ്ങളെ അവർക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നതിന്റെ പേരിലും അതുപോലെ ഏഹ് ജീവിക്കുന്നതിനുപോലും ജീവവായുവിലുപോലും മതം കലർത്തി ക്രൂശിക്കണൊരവസ്ഥ ഏഹ് സംജാതമായിട്ടുള്ളൊരു രാജ്യമാണ് ഇന്ത്യ എന്നാണ് തോന്നിയിട്ടുള്ളത് അതെയതെ തിക തീർച്ചയായിട്ടും അത് നമ്മള് ഇപ്പോൾ നം നമ്മളിത്രെ ഏ ഭാഗ്യവാൻ ഭാഗ്യവാന്മാരായിട്ടിവിടെ ഭാരതത്തിലിവിടെ താമസിക്കുമ്പോൾ ആ ഇവിടെ അവ അത് അവര്ടേം നമ്മടേം നാടായ അവിടെ. ഏ അവര് ജീവിക്കുന്നതിനെ അതിനെ ചോദ്യം ചെയ്യുന്നതും അതും മതത്തിന്റെ പേരില് അവർക്ക് ഈ നമ്മക്ക് കിട്ടുന്ന അതേ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് വളരേ സങ്കടകരമായിട്ടുള്ളൊരു കാര്യാണ് പ്രത്യേകിച്ച്

ഏ ഭീകരാവസ്ഥയിലൂടെയാണവര് കടന്നു പോകുന്നത് ഇത് ഒരു ദിവസം മാത്രമല്ല ഇന്നും നാളേം വീണ്ടും വീണ്ടും ആവർത്തിച്ചതവരോട് പറയുമ്പോൾ അവിടത്തെ കുട്ടികളെയൊക്കെ എങ്ങനെയാണവര്ടെ ആ അവര് വളർന്ന് വരുന്നേന്നും. ഏ എക്കെ ആലോയ്ക്കുമ്പോൾ ഭയങ്കരയിട്ട് എനിക്കൊരു ആ ആ ആശങ്കയാണുള്ളത് ആ എന്ത് കാണിക്കണം ആ അതെ ഉം മാംസം കഴിക്കുന്നതിലൂടെ അല്ലെങ്കിൽ മാംസം കയ്യിൽ വെക്കുന്നതിനെ പ്‌ പോലും ഉം പറ്റി അല്ലെങ്കിൽ മാംസം കയ്യിൽ വെച്ചൂ എന്ന് പറഞ്ഞതിനെ.

ചൊല്ലി ഹത്യകൾ അവിടെ ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഇത് എത്രത്തോളൊരു ഭീകരാവസ്ഥയാണെന്ന് നമ്മള് ക ഏ അതിന് നമ്മള് കണ്ണടച്ച് കൊടുക്കാണെങ്കിൽ നമുക്ക് ഈയൊരു ഇവിടെ ഈ നമ്മള് ഈ ഭാരതം നമ്മടെ .

വളരെ വളരെ ശെരിയാണ്. ഒരു ഇന്ത്യ ഒരു ഹൈന്ദവ രാഷ്ട്രമാക്കിയിട്ട് അല്ലെങ്കിൽ ഒറ്റ ഭാഷ ഒറ്റ സംസ്കാരം എന്ന് പറഞ്ഞിട്ട് ഹൈന്ദവരാഷ്ട്രമാക്കി

നേട്ടമുള്ളത്ന്ന് പറഞ്ഞാല് നമുക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ നിന്നിട്ട് നിന്ന് വിഭിന്നമായിട്ട് ഏഹ് കേരളത്തില്, കേരളത്തില് ഇടത് ഇടതുസർക്കാരാ ഇടതുസർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റേതായിട്ടുള്ള നേട്ടങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ടുതന്നെ ഈ ഇന്ത്യയുടെ വൈവിധ്യപൂർണ്ണമായിട്ടുള്ള ആ ഒരു സംസ്കാരത്തെ നമുക്ക് കൂടുതൽ തൊട്ടറിയാൻ സാധിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്.

കാരണം ആ നമ്മളിപ്പോൾ കടന്ന് പോകുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രാഷ്ട്രീയ സാഹചര്യമാണ് ചുറ്റുമുള്ളത് അത് ആ ഹൈന്ദവ ആ ഹൈന്ദവ ഏ രാഷ്ട്രം. നിർമിക്കാനുള്ളതോ അല്ലെങ്കിൽ ഒരു ലിംഗ നീതി നിഷേധിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ ജാതി പരമായിട്ട് ആ വളരേ അധികം വിവേചനം നിലനിൽക്കുന്നൊരു ഏ ഒരു ഒരു. ചുറ്റുപാടിൽ നിലനിൽപ്പ് തന്നെ ചോദ്യം ചോദ്യം ആയി മാറുകയാണ്. തീർച്ചയായിട്ടും വളരേ ശെരിയാണ്. നമ്മുടെ ഏഹ് നമ്മളെ എന്തൊക്കെ സം എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഒരു എന്താണ് നമ്മുടെ ഒരു ഏറ്റവും വിലപ്പെട്ട ഒരു ആം പുസ്തകമാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. ഭരണഘടന എന്നുപറയുന്നത് . അതില് പറഞ്ഞിട്ടുള്ള മൗലികാവകാശങ്ങള് നമ്മള് പൂര്ണമായിട്ട് അനുഭവിക്കാൻ അല്ലെങ്കിൽ അത് പൂര്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റാ പറ്റാത്തൊരു സാഹചര്യമാണ് ഇന്ത്യാമഹാരാജ്യത്ത് ഉള്ളത്. ഇത്തരത്തില് ഇത്തരത്തിലുള്ള ഒരുപാട് ലിംഗവിവേചനവും അതുപോലെ മറ്റ്, മറ്റ് നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റവും എല്ലാം അനുഭവിക്കുന്നുണ്ടെങ്കിലും ഏഹ് നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്നാണ് മനസിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിനെപ്പറ്റി ഒരുപാട് സംസാരിക്കണം. നമുക്ക് രാഷ്ട്രീയം ചർച്ചചെയ്യാം. അന്തിചർച്ചകളിൽ എല്ലായിടത്തും രാഷ്ട്രീയം ചർച്ചചെയ്യട്ടെ സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിനെതിരെ എല്ലാരും സംസാരിക്കട്ടെ. അങ്ങനെ അങ്ങനെ നമുക്ക് പ്രത്യാശിക്കാം അല്ലേ ആ അതെയതെ രാഷ്ട്രീയം തീ തീർച്ചായിട്ടും രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടെണ്ടൊരു കാര്യം തന്നെയാണ് ആ ഏ ചോദ്യം ചെയ്യപ്പെട് ചോദ്യം ചെയ്യാൻ ഏ തയ്യാറാകുന്നൊരു തലമുറ സൃഷ്ടിക്ക അല്ലെങ്കിൽ നമ്മള് അങ്ങനെയൊരു ചോദ്യം ചെയ്യുന്ന തലമുറയായി മാറാന്നുള്ളത്. ആ നമ്മടെ ആവശ്യം നം നം നിലനിൽപ്പിന്റെ ആവശ്യമാണ് അതുകൊണ്ട് താങ്കളോ ഈ രാഷ്ട്രീയത്തെ പറ്റി ആ സംസാരിച്ചതിൽ വളരെ അധികം സന്തോഷം തോന്നീട്ടുണ്ടെനിക്ക് ആ നമുക്കിത് പോലുള്ള ഏ ചർച്ചകള് ഇനി മുന്നോട്ട് കൊണ്ട് പോകണ്ടതുണ്ട്.

എന്നാൽ ശെരി എന്നാൽ നന്ദി നമസ്കാരം.